ലിനക്സിൽ എക്ലിപ്സ് ഇൻസ്റ്റലേഷൻ എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഉബുണ്ടുവിലും റെഥാത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും എക്ലിപ്സ് എങ്ങനെ ഇൻസ്റ്റോൾ ചെയ്യാമെന്ന് ഇവിടെ പഠിക്കുന്നു
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110
ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി നിങ്ങൾക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ലിനക്സിൽ ടെർമിനൽ ഉപയോഗിക്കാനുള്ള പരിജ്ഞാനം എന്നിവ ഉണ്ടായിരിക്കണം
നിങ്ങൾക്ക് റൂട്ട് ആക്സസ് അല്ലെങ്കിൽ സുഡോ പെർമിഷൻ വേണം
റൂട്ട് അല്ലെങ്കിൽ സുഡോ എന്താണെന്ന് അറിയില്ലെങ്കിലും പ്രശ്നമില്ല
ഈ ട്യൂട്ടോറിയൽ തുടർന്ന് കേട്ടാൽ മതിയാകും
നിങ്ങളുടെ നെറ്റ്വർക്ക് പ്രോക്സി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രോക്സി ആക്സസ് ചെയ്തിരിക്കണം
ഇല്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഇപ്പോൾ നമ്മൾ ഇവിടെ പറയുന്ന കമാൻഡുകൾ ഉപയോഗിച്ച് ഉബുണ്ടുവിൽ എക്ലിപ്സ് ഇൻസ്റ്റോൾ ചെയ്യുന്നു
എന്നിട്ട് ഇത് Redhatൽ ചെയ്യുന്നതിനുള്ള ചെറിയ ചില മാറ്റങ്ങൾ പരിചയപ്പെടുന്നു
ടെർമിനൽ തുറക്കട്ടെ
കണ്ട്രോൾ Alt t പ്രസ് ചെയ്യുക
ഇത് ഉബുണ്ടുവിൽ ടെർമിനൽ തുറക്കുന്നു
പ്രോക്സി ഉപയോഗിക്കുന്ന നെറ്റ് വർക്കാണ് നിങ്ങളുടേതെങ്കിൽ ഇത് ടെർമിനലിൽ സെറ്റ് ചെയ്യണം
നിങ്ങൾക്ക് പ്രോക്സി എന്താണെന്ന് അറിയില്ലെങ്കിൽ നിങ്ങളുടേത് പ്രോക്സി നെറ്റ്വർക്ക് ആയിരിക്കില്ല
അങ്ങനെയെങ്കിൽ ഈ സ്റ്റെപ് ഒഴിവാക്കാം
പ്രോക്സി ഉപയോഗിക്കുന്നവർ ഇത് സെറ്റ് ചെയ്യണം
രണ്ട് തരത്തിലുള്ള പ്രോക്സീസ് ഉണ്ട്
യൂസർ nameഉം passwordഉം ആവശ്യം ഉള്ളത് അവ ആവശ്യമില്ലാത്തത്
ബന്ധപ്പെട്ടവരിൽ നിന്ന് നിങ്ങളുടേത് ഏത് തരം പ്രോക്സി ആണെന്ന് കണ്ടെത്തുക
ടെർമിനലിൽ സുഡോ സ്പേസ് ഹൈഫൻ s ടൈപ്പ് ചെയ്യുക
ആവശ്യപ്പെടുമ്പോൾ പാസ്വേർഡ് ടൈപ്പ് ചെയ്യുക
ശ്രദ്ധിക്കുക പാസ്വേർഡ് ടൈപ്പ് ചെയ്യുമ്പോൾ ആസ്റ്ററിസ്ക് അല്ലെങ്കിൽ മറ്റ് അടയാളങ്ങൾ പോലുള്ള ഫീഡ്ബാക്ക് കിട്ടില്ല
എന്റർ കൊടുക്കുക
പ്രോംപ്റ്റ് അടയാളം DOLLARൽ നിന്ന് ഹാഷ് ആയി മാറിയത് ശ്രദ്ധിക്കുക
ടൈപ്പ് ചെയ്യുക എക്സ്പോർട്ട് സ്പേസ് എച്ടിടിപി അണ്ടർസ്കോർ പ്രോക്സി ഇക്വൽ ടോ httptsusertspwd1024028080 ഈ കമാൻഡിൽ ട്സൂസർ പ്രോക്സി അതെന്റിക്കേഷൻ usernameഉം ടിഎസ്പിഡിയുഡി passwordഉം ആണ്
നിങ്ങളുടെ ആവശ്യമനുസരിച്ച് വേണ്ട മാറ്റം വരുത്തുക
102402 proxyയുടെ ഹോസ്റ്റ് അഡ്രസും 8080 പോർട്ട് നമ്പറുമാണ്
ഇവിടേയും ആവശ്യമനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുക
എന്റർ പ്രസ് ചെയ്യുക
നെറ്റ്വർക്ക് authenticationന്റെ ആവശ്യമില്ലെങ്കിൽ Usernameന്റേയും passwordന്റേയും ഭാഗം ശൂന്യമാക്കി ഇടുക
എനിക്ക് പ്രോക്സി അതെന്റിക്കേഷൻ ആവശ്യമില്ലാത്തതിനാൽ ഇവ നീക്കം ചെയ്യുന്നു
ഇതിന് മുൻപുള്ള കമാൻഡ് ലഭിക്കുന്നതിനായി അപ്പ് അറോ പ്രസ് ചെയ്യുക
യൂസർ nameഉം passwordഉം നീക്കം ചെയ്ത് എന്റർ കൊടുക്കുക
ഈ കമാൻഡുകൾ എച്ടിടിപി പ്രോക്സി സെറ്റ് ചെയ്യുന്നു
എച്ടിടിപിഎസ് പ്രോക്സി സെറ്റ് ചെയ്യുന്നത് നോക്കാം
മുൻപുള്ള കമാൻഡ് ലഭിക്കുന്നതിനായി അപ്പ് അറോ പ്രസ് ചെയ്യുക
എച്ടിടിപി എച്ടിടിപിഎസ് ആക്കുന്നതിനായി ഇവിടെ s ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
ഇപ്പോൾ നമ്മൾ പ്രോക്സി വിജയകരമായി സെറ്റ് ചെയ്തു
സാധാരണ promptലേക്ക് വരുന്നതിനായി Ctrl D പ്രസ് ചെയ്യുക
സ്ക്രീൻ വൃത്തിയാക്കുന്നതിനായി ക്ലിയർ ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
ഇപ്പോൾ എക്ലിപ്സ് ഇൻസ്റ്റോൾ ചെയ്യാം
ടൈപ്പ് ചെയ്യുക സുഡോ സ്പേസ് ആപ്റ്റ് ഹൈഫൻ ഗെറ്റ് സ്പേസ് അപ്ഡേറ്റ് ഈ കമാൻഡ് ലഭ്യമായ എല്ലാ സോഫ്റ്റ്വെയറുകളുടേയും ഒരു പട്ടിക നൽകുന്നു എന്റർ കൊടുക്കുക
നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ വേഗതയ്ക്ക് അനുസൃതമായി ഇവിടെ കുറച്ച് സമയം എടുക്കാം
ടെർമിനൽ ഡോളർ PROMPTലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ പ്രവൃത്തി പൂർണ്ണമാകുന്നു
ക്ലിയർ ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുമ്പോൾ സ്ക്രീൻ വൃത്തിയാകുന്നു
ടൈപ്പ് ചെയ്യുക സുഡോ സ്പേസ് ആപ്റ്റ് ഹൈപ്പൻ ഗെറ്റ് സ്പേസ് ഇൻസ്റ്റോൾ സ്പേസ് എക്ലിപ്സ്
എന്റർ കൊടുക്കുക
ഈ കമാൻഡ് എക്ലിപ്സ് സോഫ്റ്റ്വെയർ ലിസ്റ്റ് ലഭ്യമാക്കുകയും ഇൻസ്റ്റോൾ ചെയ്യുകയും ചെയ്യുന്നു
ഈ വരി ശ്രദ്ധിക്കുക നീഡ്സ് ടോ ഗെറ്റ് 108 എംബി
നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ വേഗതയ്ക്കും സിസ്റ്റത്തിനും അനുസരിച്ച് ഈ അക്കം വ്യത്യസ്ഥമായിരിക്കും
പാക്കാകേജ് ലഭ്യമാക്കുന്നതിനുള്ള സമയവും വ്യത്യസ്ഥമായിരിക്കും
Y ഓർ N പ്രോംപ്റ്റ് ൽ y ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
ആവശ്യമുള്ള പാക്കേജുകൾ സിസ്റ്റത്തിൽ ഡൌൺലോഡ് ചെയ്ത് അൻപാക്ക് ചെയ്യുന്നു

ടെർമിനൽ ഡോളർ promptലേക്ക് തിരികെ വരുമ്പോൾ ഇൻസ്റ്റലേഷൻ പൂർത്തിയാകുന്നു
സിസ്റ്റത്തിൽ എക്ലിപ്സ് ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ടോ എന്നും അത് ലഭ്യമാണോ എന്നും പരിശോധിക്കാം
Alt ഫ്2 പ്രസ് ചെയ്യുക ഡയലോഗ് ബോക്സിൽ എക്ലിപ്സ് ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക
ഇത് എക്ലിപ്സ് ആപ്ലിക്കേഷൻ തുറക്കുന്നു
എക്ലിപ്സ് ഇൻസ്റ്റോൾ ചെയ്തിട്ടില്ലെങ്കിൽ ആപ്ലിക്കേഷൻ തുറക്കില്ല
വർക്ക്സ്പേസ് ലോഞ്ചർ പ്രോംപ്റ്റ് കാണുന്നു
ഒക് കൊടുക്കുക
വെൽക്കം ടോ എക്ലിപ്സ് പേജ് കാണുന്നു
ഇതിനർത്ഥം എക്ലിപ്സ് വിജയകരമായി സിസ്റ്റത്തിൽ ഇൻസ്റ്റോൾ ചെയ്യപ്പെട്ടുവെന്നാണ്
ഡെബിയൻ കുബുന്റു ക്സുബുന്റു എന്നിവയിൽ എക്ലിപ്സ് ഇൻസ്റ്റോൾ ചെയ്യുന്നത് ഉബുണ്ടുവിലേത് പോലെയാണ്
Redhatലും Eclipseന്റെ ഇൻസ്റ്റലേഷൻ പ്രൊസിഡ്യൂർ ഉബുണ്ടുവിലേത് പോലെയാണ്
പക്ഷേ പാക്കേജസ് ലഭ്യമാക്കുന്നതിനും installingനും ഉപയോഗിക്കുന്ന കമാൻഡുകൾ വ്യത്യസ്ഥമാണ്
സോഫ്റ്റ്വെയറിന്റെ പട്ടിക കാണിക്കുന്നതിനായി സുഡോ സ്പേസ് യും സ്പേസ് അപ്ഡേറ്റ് ഉപയോഗിക്കുക
എക്ലിപ്സ് ഇൻസ്റ്റോൾ ചെയ്യുന്നതിന് സുഡോ സ്പേസ് യും സ്പേസ് ഇൻസ്റ്റോൾ സ്പേസ് എക്ലിപ്സ് ഉപയോഗിക്കുക
ഫെഡോറ സെന്റോസ് സൂസ് ലിനക്സ് എന്നിവയിൽ എക്ലിപ്സ് ഇൻസ്റ്റോൾ ചെയ്യുന്നത് Redhatലേത് പോലെയാണ്
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഉബുണ്ടുവിലും അതിന് സമാനമായ മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും Redhatലും അതിന് സമാനമായ മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും എക്ലിപ്സ് ഇൻസ്റ്റോൾ ചെയ്യുന്നത് മനസിലാക്കി
ഒരു അസ്സൈൻമെന്റ് Eclipseന് ഇത് പോലെ ഇൻസ്റ്റലേഷൻ പ്രൊസിഡ്യൂർ ഉള്ള മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് കണ്ടെത്തുക
ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇതു സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കുടുതൽ വിവരങ്ങൾക്കായി ദയവായി contactspoken tutorialorgൽ ബന്ധപ്പെടുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി